ഇതിൽ ഏർ ഇങ്ങന പ്രശ്നനങ്ങൾ ഏർ പറ്റിയിട്ടുള്ള പല സുഹൃത്തുക്കളെയും എനിക്ക് അറിയാം അതിൽ നിന്ന് recover ആയി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പലരേം എനിക്ക് അറിയാം താങ്കൾക് ഇങ്ങനെയുള്ള അനുഭവങ്ങളോ ഇങ്ങനെ എന്തേലും ഏർ കാണാണ്ടയോ അറിയണ്ടയോ വന്നിട്ടുണ്ടോ mister കിരൺ ഏർ ഇപ്പൊ ഈ ഏർ alcohol drugs

പിള്ളേർ തന്നെ ആണ് ഈ ഏർ ചെറു പ്രായത്തിൽ തന്നെ ഏർ എവിടേയും ഏർ ഇപ്പം കാട്ടിന്റെ ഇടയിലോ അങ്ങനെ മൂലക്കൊക്കെ ഇരുന്ന് cigarette കളൊക്കെ വിറ്റ് അങ്ങനെ ഒക്കെ പോകുന്ന കൊറേ പേർ നമ്മടെ ഇടകളിൽ തന്നെ ഇണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്നും അതിലേക്ക് വഴുതി വീഴാതെ നമുക്ക് നമ്മുടെ നോക്കി നമ്മുടെ ആരോഗ്യത്തിന് ഒരു വേല കൊടുത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏർ അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഏർ പകുതി ശതമാനം നമുക്ക് healthy ആയിട്ടു തന്നെ ഇരിക്കാം ഏർ പിന്നെ നമ്മക് food ഒക്കെ നമുക്ക് വേണ്ട രീതിയിലുള്ള protein ഉം ഏർ vitamins ഒക്കെ കിട്ടുന്ന food ഒക്കെ കഴിച്ച് നമ്മക്ക് അങ്ങനെ ഇതാക്കാം ഏർ പിന്നെ ഏർ വ വൈകുന്നേരത്തെ വെയില് കൊള്ളുക അതൊക്കെ ഒരു ഒരു ഒരു ഒരു vitamins ഒക്കെ tamin d ഓ ക്ക ഓ എങ്ങാണ്ടാണ് അതൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവിശ്യമുള്ളതാണ് അപ്പൊ നമ്മ വെറുതെ ഈ food മാത്രം കഴിക്കന്ന കാര്യുല്ല നമ്മൾ exercise താങ്കൾ പറഞ്ഞപോലെ തന്നെ exercise ചെയ്യാ food കഴിക്ക എല്ലാം നമ്മുടെ ഒരു ആരോഗ്യം നില നിർത്താൻ വേണ്ടി ഉള്ളൊരു കാര്യമാണ് അപ്പൊ

ആരോഗ്യം എന്ന് പറഞ്ഞ നമ്മളെ ജീവിതത്തിന്റെ നേരെത്തെ പറഞ്ഞപോലെ തന്നെ ജീവിതത്തിന്റെ മുഖ്യമായ ഒരു ഘടകമാണ് അത് നമ്മ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മുടെ ഭാവി തലമുറയെപോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യംന്ന് പറയുന്നത് ഈ ആരോഗ്യം നമ്മൾ നിലനിർത്താണ്ട് നമ്മൾ ഏർ പേ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിനു ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ pollution എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ വളരെ ഏർ വളരെ വലുതായി നമ്മുടെ ബാധിക്കുന്ന ഒന്നാണ് ഇപ്പൊ sound pollution noise pollution earth pollution അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഈ sound pollution എന്ന് പറയുമ്പോ ഈ വളരെ തിരക്കേറിയ നഗരങ്ങളിൽ എല്ലാം നമ്മുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ sound pollution വളരെ ശകത്മായ ശബ് ശബ്ദങ്ങൾ നമ്മുടെ ഏർ ചെവിയിൽ വന്ന് പതിക്കുന്നോടെ ചെവിയിൽ വളരെ ഏർ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ചെവി ഏർ ആവുന്നതാണ് കേൾവി നഷ്ടപ്പെടാം തലയുടെ balance പോകാം എന്നുള്ള പ്രശ്‍നങ്ങള് sound pollution കാരണം ഉണ്ടാവുന്നതാണ് പിന്നീട് നമ്മക്ക് ഇവിടെ നോ ഏർ നമ്മക്ക് ഇണ്ടവിന്നത് ഈ earth pollution നെ പറ്റി ആണ് നമ്മളെ മാലിന്യങ്ങൾ എല്ലാം നമ്മൾ കൊണ്ട് പോയി ഈ വഴി അരികിലേക്ക് ഇടുന്നതോടെ ഈ earth pollution പറഞ്ഞ സംഭവം ഉണ്ടാവുന്നു അത് നമ്മടെ ശരീരത്തിനും നമ്മടെ ഈ ഏർ സമൂഹത്തിനും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മളെ ശരീരത്തിനകത്ത് നമുക്ക് വല്യ വലിയ രോഗങ്ങൾ ഉണ്ടാകും അങ്ങന ഉള്ള ഈ ഏർ മാലിന്യങ്ങൾ ഏർ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിന്നുണ്ടാകുന്ന കൊതുകുകളും മറ്റ് ജീവികളും എല്ലാം വളരെ അപകട കാരി കാരികളാണ് അത് നമ്മളുമായി സങ്കർഷത്തിൽ ഏർപ്പെടുന്നതോടെ നമ്മക്കും വളരെ ഗുരുതരമായ അസുഖങ്ങൾ എല്ലാം ഏർ പിടിക്കുന്നതാണ് അത് വളരെ ഏർ ഏർ ഏർ വല്ല്യൊരു പ്രശ്‌നമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സാ

ഏർ ഈ carbon monoxide എന്ന് പറഞ്ഞ വാദമാണ് കൂടുതലും വല്യ factory കളിൽ ന്നും ഏർ വാഹനങ്ങളിൽ നിന്നെല്ലാം പൊറന്തള്ളപെടുന്നത് അത് ശ്വസിക്കുന്നോടെ നമ്മുടെ ഏർ

ഏർ തിരക്കേറിയ ഒരു നഗരത്തിലൂടെ നടന്ന് പോകുന്നതാണ് പുതിയ ഗവേഷണങ്ങൾ എല്ലാം പറയുന്നത് ഇതിനെതിരെ നമ്മുടെ നാട് ഒരു വലിയൊരു നീക്കം തന്നെ നീങ്ങണം ഏർ അതിനുള്ളൊരു തു തുറവഴി ആയിരിക്കാം ഈ electric cars നെ electric വാഹനങ്ങളിലെ എല്ലാം ഒരു വരവ് eletric വാഹനങ്ങൾ എല്ലാം ഒരു നല്ലൊരു രീതിയിൽ എത്തിക്കാൻ ആൾക്കാർ കൂടുതൽ അത് ഉപയോഗിക്കന്നോടെ നമ്മുടെ sound pollution കുറയും pollution കുറയും earth pollution കുറയും എല്ലാം നമുക്ക് ഒരു പരിധി വരെയും control ചെയ്യാൻ പറ്റും ഈ electric car കൾ പ്രധാന്യത്തിൽ വരുന്നതോടെ അതുപോലെ തന്നെ ഈ factory കൾ തന്റെ അവരുടെ മാലിന്യങ്ങൾ എല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്നത് ഒരു വളരെ safe ആയിട്ടുള്ള സ്ഥലത്താവണം ഈ പുര പുഴയരികികളിൽ എല്ലാം നിക്ഷേപിച്ച് പുഴകൾ ഏർ മോശമാക്കി വെള്ളം നശിപ്പിച്ച് ആരോഗ്യത്തെ ബാധിപ്പിക്കാണ്ടിങ്ങനെ നോക്കി എല്ലാം നിക്ഷേപിക്കുന്നതാണെങ്കി നമ്മുടെ ജീവിതം ഒരു പരിധിവരേം നില നിന്ന് പോകും താങ്കൾക്ക് എന്താണ് ഈ ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്

കായലുകളും ഒക്കെ മാലിന്യമാക്കുന്നതിലൂടെ തന്നെ നമുക്ക് തന്നെ ആണ് അത് അവസാനം നമ്മക്ക് ഏർ നമ്മുടെ ശരീരത്തിന് തന്നെ ആണ് അത് പണിയാകുന്നത് കാരണം നമ്മളത് അത് ആ പുഴകളിൽ നിന്നും കായലുകളിൽ നിന്നും കിട്ടുന്ന മീൻ തന്നെ ആണ് നമ്മ കഴിക്കുന്നത് ഇപ്പൊ അതിലൊട്ടെക്ക് waste ഉം മാലിന്യങ്ങളു ഒക്കെ ഇടുമ്പോ നമ്മ തന്നെ നമുക്കൊരു ഏർ നമ്മുടെ എല്ലാം ആരോഗ്യത്തിന് ഒക്കെ ഒരു കെണി ഒരുക്കുക ആണ് എന്നാണ് എനിക്ക് അതിലൂടെ പറയാനുള്ളത് ഏർ പിന്നെ ഈ ഇടക്ക് തന്നെ ഇണ്ടായ covid എന്ന് തന്നെ ഉള്ള സാനം ഏർ health നെതിരെ വലിയൊരു impact ആണ് അത് ഏർ ഇതാക്കിയിട്ടില്ലത് ഇപ്പൊ ഏർ കൊറേ പേര് അതിൽ നിന്നും മരിച്ച് അത് കാരണം മരിച്ച് പോയി ഏർ ഇപ്പം ഇപ്പൊ ഇപ്പോഴും ഏർ covid case case കളൊക്കെ കൂടുതലും ഉണ്ട് ഏർ പിന്നെ ഒരുവട്ടം വന്ന് പോയവർക്ക് തന്നെ ഏർ പിന്നെ പലർക്കും ഓർമ്മക്കുറവ് ആ ഒരു പണ്ടത്തെ പോലെ ഒര് ഏർ പിന്നെ ആരോഗ്യമില്ലായിമ ശ് ക്ഷയം അങ്ങനെ നടക്കാനൊരു ആവതില്ല immunity കൊറവ് ഇതൊക്കെ ആണ് ഇപ്പോ ഒരു വട്ടം covid പോയി വന്നവർക്കൊക്കെ ഉള്ളത് അപ്പോ ഇങ്ങനത്തെ രോഗങ്ങൾ ഒക്കെ വരുമ്പോ നമ്മക് തൊടക്കം തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഒരാരോഗ്യമില്ലെങ്കിൽ നമ്മക്ക് ഏർ ഇതിനൊക്കെ പിടിച്ച് നിക്കാൻ ഭയങ്കര പണിയായിരിക്കാം അപ്പോ ഏർ ഇപ്പൊ ഈ covid വന്നപ്പോ തന്നെ അധികം ആൾക്കാരും മരിച്ചത് ഒരു നാപ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരൊക്കെ ആണ് പിന്നെ ഏർ എട്ടു വയസ്സിനൊക്കെ താഴെ ഉള്ളവരൊക്കെ ആണ് കാരണം അവർക്കൊക്കെ immunity കൊറവായിരിക്കും പ്രയോ പ്രായത്തിന്റെ കാരണങ്ങൾ കൊണ്ടും ഏർ പിന്നെ ഭക്ഷണങ്ങളുടെ കാര്യം കൊണ്ടും ഏർ ഇതിന്റെ എടക്കുള്ള middle age ആൾക്കാരുടെയൊക്കെ അവരത്യാവശ്യം ഏർ work ഉം ചെയ്യും ഏർ അവർക്കത്യാവശ്യം immunity ഒക്കെ ഉള്ളോണ്ടന്നെ അവർടെ എണ്ണത്തിൽ ഏർ എണ്ണത്തിൽ ഏർ രോഗികളുടെ എണ്ണത്തിൽ വളരെ കൊറവായിരുന്നു അപ്പൊ ഇതേപടി നമ്മക് safe ആയി ഇനിയൊരു രോഗം കൂടി വരില്ലമ്മ എന്ന safe ആയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തണം മതിയാകൂ ഏർ ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വലിയൊരു ഭാരമായി തീരും ഏർ അറിയാവുന്ന കൊറേ പേര് ഇപ്പൊ ബന്ധുക്കൾ ആണേലും ഏർ നമ്മുടെ ഇടയിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ടാകും ഏർ അപ്പൊ അവർക്ക് അവരവരുടെ ആരോഗ്യപ്രശ്നം കാരണമായിരിക്കാം അങ്ങന വന്നത് പിന്നെ വേറെ ഒരു ആരോഗ്യം ഏർ പ്രശ്നം ഉള്ളവരുടെ പൊറമെ ഈ ഒരു corona ഉം കൂടി വരുകയാണെങ്കിൽ അവർക്ക് മാനസിക മായി തന്നെ ഏർ തലക്കൊരു തളർച്ച വരെ ഇണ്ടാകാറുണ്ട് ഏർ ചിലവർ മറന്ന് മറവിയോ വരാറുണ്ട് ചിലർക്കൊരു ബോധക്ഷമത ഏർ പിന്നെ ചിലവർ കെടന്നു പോയിട്ടുണ്ട് അരക്ക് താഴെ തളർന്ന് പോയവരുണ്ട് ഏർ പിന്നെ എണീറ്റിരു നടക്കാൻ പറ്റാത്തവരൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു രോഗം വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മക്ക് അത് തടുക്കാനുള്ളൊരു ആരോഗ്യം ഇല്ല എങ്കിൽ വേറെ ഒരു ഇനിയൊരു രോഗം കൂടി പൊറമെ വന്ന് കഴിഞ്ഞാൽ

corona നമ്മുടെ ആരോഗ്യ മേഘലയിൽ ഇണ്ടാക്കിയ impact വളരെ വലുതാണ് പല ആൾക്കാരുടെയും ജീവൻ അത് കൊണ്ട് പോയി വളരെ പ്രശ്‌നമാണ് ഇണ്ടായത് കാരണം അത് നമ്മുടെ നാട്ടിൽ പ്രതിരോധ ശേഷി കുറവായത് കാരണാണ് വളരെ മരണങ്ങളെല്ലാം സംഭവിച്ചു എന്ന് എനിക്ക് പറയാനുള്ളത് ഇതിനെല്ലാം ഏർ ഒരു ഒരു പരിഹാരം ഉള്ളു ഈ ആരോഗ്യം മര്യാദക്ക് നോക്കിയാ മാത്രം മതി ഏർ നമ്മൾ correct ആയി നമ്മൾ ഭക്ഷണം കഴിച്ചും ഏർ വ്യായാമങ്ങൾ ചെയ്‌തും

corona യെ ഏർ വളരെ ഏർ നിസ്സാരമായി corona യെ പ്രതിരോധിച്ച് മുന്നിലേക് ജീവിക്കാൻ സാധിക്കും എന്നാണ് എനിക്കിവിടെ ഏർ പറയാനുള്ളത് ഏർ അതു അതാണ് എനിക്ക് ഒന്ന് കൂടെ പറയാനുള്ളത് നമ്മുടെ ആരോഗ്യം maintain നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഏർ daily നമ്മൾ exercise ചെയ്യണം ഏർ പറ്റുന്നവർ gym ഇൽ പോകുക എന്ന് തന്നെ ഞാൻ പറയും പിന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ നമ്മൾ control ചെയ്യണം എണ്ണ മയങ്ങൽ എല്ലാം കൊറക്ക ഏർ അങ്ങനെ ഒക്കെ ചെയ്യുക ഇനി അഥവാ എന്തേലും രോഗങ്ങൾ വരുവാണങ്കി ഈ ഗുളികക ഏർ പരമാവധി ഒഴിവാക്കി നമുക്ക് naturally എന്തേലും ചെയ്യാൻ പറ്റു എങ്കിൽ അത് ചെയ്ത് ഏർ ഏർ ആവിപിടിക്കുക കിടക്കുക അങ്ങനെയുള്ള അതൊക്കെ ചെയ്യാം hospital ഒക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക ഏർ consulting എല്ലാം നോക്കി ചെയ്യുക എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത് എല്ലാരും സ അവരവരുടെ ജീവൻ ഏർ നോക്കി ജീവിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും സംസരിച്ച് കൊണ്ട് ഞാനും ഏർ mister കിരണും തമ്മിലുള്ള സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്ക്കാരം

അമ്മോ അപ്പ നല്ല വർത്താനം നീ നിങ്ങൾക്ക്

ചെറിയ സ്ഥലങ്ങളി യാത്ര പോയിട്ടുണ്ട് രണ്ടുമൂന്നു ദിവസം

മറക്കാൻ കഴിയാത്ത യാത്ര രണ്ടു ദിവസം മൂന്നു ദിവസം ഞാൻ വീട്ടീന്ന് മാറി നിന്ന യാത്ര ഏർവാടി സിയാറത്ത് പോയിട്ടുണ്ട് അത് family friends family ആയിട്ടാണ് അധികം പോയിട്ടുള്ളത്

ഞാനും ഞാനും എൻറെ family ആയിട്ടാണ് പോയത് എൻറെ ഭർത്താവും എൻറെ കുട്ടികളും ട്ടുണ്ട് താജ്മഹൽ കുത്തബ്മിനാർ ഇന്ത്യ gate സ്ഥലങ്ങളിലൊക്കെ കാണാനും അല്ല ഞാൻ അത്രയും വലിയ യാത്രയയൊന്നും പോയിട്ടില്ല യാത്ര പോകാൻ ഇഷ്ടമാണ് അധികം യാത്ര ഒന്നും പോയിട്ടില്ല എനിക്ക് എൻറെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു യാത്രയാണ് അന്ന് വളരെ സന്തോഷത്തോടെ മക്കളും ഭർത്താവിനും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ തനിച്ചാണ് പോയിട്ടുള്ളത് family മോളെ കൂട്ടാതെയാണ് പോയിട്ടുള്ളത് family അന്നേരം മോള് ചെറുതായിരുന്നു അതോണ്ട് നാലുദിവസം ഓൾക്ക് കൂട്ടാൻ പറ്റാത്ത situation ആയിരുന്നു അന്ന് അപ്പോ തനിച്ചായിരുന്നു പോയിട്ടുള്ളത് family members വേറെ ഒരുപാട് പേർ ഉണ്ടായിട്ടുണ്ട് ഇല്ല താജ്മഹൽ പോയിട്ടില്ല കണ്ടിട്ടില്ല ഇങ്ങള് താജ്മഹൽ പോയിട്ട് എന്താണ് നിങ്ങക്കവിടെ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവങ്ങൾ

വലിയൊരു സ്ഥാപനമാണത്

പോയിട്ടില്ല ദൂരയാത്ര പോയത് പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത് അടുത്ത വീടിനടുത്തൊക്കെള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ അത് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചുവരുന്ന യാത്രകളാണ് രണ്ടുദിവസം മൂന്നുദിവസം നിക്കണ്ട യാത്രയയൊന്നും അധികം പോയിട്ടില്ല ഞാൻ ഈ യാത്രയല്ലാതെ വേറെ

ഞാന് ഞാൻ ഊട്ടി വയനാട്

മലപ്പുറം ജില്ലയിലെ കുന്നുമ്മൽ പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ പിന്നെ കാഞ്ഞിരപ്പുഴ പോയിട്ടുണ്ട് പിന്നെ കോഴിക്കോട് beach ഈ മലപ്പുറം കുന്നുമ്മൽ എന്താ കാണാനുള്ളത് കാണാൻ എന്താ ഉള്ളത് ചോദിച്ചാൽ പോകാന് ഒരുപാട് step കയറി പോകേണ്ടതാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉള്ളത് step കയറി അവിടെ എത്തി നട്ട വെയിലത്ത്

നല്ല വെയിലാണ് മഴക്കാലത്തൊക്കെയാണ് പോകുന്നത് വെച്ച കാണാനും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് parking സൗകര്യം ഒരുപാട് photos എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് പിന്നെ step ന്റെ രണ്ട് side ൽ ആയിട്ട് view points ഒക്കെ ഉണ്ട് കൂടുതലായിട്ട് ഒരു side ൽ ഡാ ഡാം പോലെ മറ്റ് side ലും മരങ്ങളും പുഷ്പങ്ങൾ ഒക്കെ ഉള്ള ഒരു ഒരിതുണ്ട് ഹാ അത് ശെരി നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് beach ലേക്ക് പോയത് ഞാൻ ഞാൻ പോയത് കോഴിക്കോട് beach ക്കാണ് അവിടെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് വൈകുന്നേരം സമയത്ത് പോയതുകൊണ്ട് തന്നെ സൂര്യാസ്തമയം

വൈകുന്നേരം സമയത്തന്നെയാണ് പോയത് സൂര്യാസ്തമയം കാണാൻ പറ്റിട്ടുണ്ട് കോഴിക്കോട് beach ൽ കൂടുതൽ ആളുകളും വരാറുള്ള സ്ഥലയതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരിക്കും കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ കൂടുതലാണ് ഭാഗത്ത് കുട്ടികൾക്കുള്ള ചെറിയ park ക്കും അവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ പോയ സമയത്ത് അവിടെ park കളും ആൾക്കാരുണ്ട് school പൂട്ടിയ സമയയതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിട്ടുണ്ടായിരുന്നു ആ ഓണത്തിൻറെ സമയത്തായിരുന്നു പോയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരുപാട് സമയം കടല് കുട്ടികളൊക്കെ കളിച്ചു തിരമാല ഒക്കെ കണ്ട് ഇനി അടുത്ത vacation നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാം കാണാൻ പോകണം ആഗ്രഹമുണ്ട് നിങ്ങൾ എവിടേലും പോകാൻ plan ചെയ്തിട്ടുണ്ടോ

ആഹ് ഞാനും എൻറെ ജീവിതത്തി

താജ്മഹൽ കാണാൻ വേണ്ടിട്ട് train ലാണ് പോയത് പിന്നെ ത്തേക്ക് train ലാണ് പോയത് പിന്നെ വല്ലപ്പുഴ എന്ന സ്ഥലത്തേക്ക് ഞാൻ train ൽ പോയിട്ടുണ്ട് train യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ഒരു യാത്രയാണ് train ൽ ഉള്ളത് കാരണം പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും നമുക്ക് സമയം ലാഭിക്കാം തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാതെ നമുക്ക് seat കൾ ഒക്കെ arrange ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ train പോവണം vacation time ൽ പോകണം എന്ന് വിചാരിക്കുന്നു എവിടെ പോവനാണ് നിങ്ങൾ അങ്ങനെയൊന്നുമില്ല തിരുവനന്തപുരം പോകണംന്ന് ആഗ്രഹം ഉണ്ട് ഇല്ല ഇങ്ങള് ലുലു mall കണ്ടിട്ടുണ്ടോ

ഞങ്ങൾ ഈ വരുന്ന vacation ൻ ലുലു mall കാണാൻ പോകണം എന്ന് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കുട്ടികൾക്കും ആവശ്യമുള്ളവർക്ക് ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ലുലു മാൾ കാണാനൊന്നും ആഗ്രഹമ

പോവണം വിചാരിക്കുന്നുണ്ട് vacation time ൽ ഇപ്രാവശ്യത്തെ vacation പോണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ airport ൽ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ airport ൽ പോയിട്ടുണ്ടോ ഞാൻ airport ൽ ഞാനും പോയിട്ടുണ്ട് പക്ഷേ വിമാനത്തിൽ ഞാനും യാത്ര ചെയ്തിട്ടില്ല എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ പോവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സാഹചര്യമൊത്ത് വന്നാലല്ലേ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല

നിങ്ങൾക്ക് കൂടുതൽ ദിവസം യാത്ര ചെയ്യുന്നതാണോ താല്പര്യം പെട്ടെന്ന് പോയി വരുന്ന യാത്ര ചെയ്യുന്നതിനാണോ നിങ്ങൾക്ക് കൂടുതൽ

നിങ്ങൾക്കോ

കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്കറിയാം പലസ്ഥലങ്ങളിലും നമുക്ക് കാണാം അതൊക്കെ അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ട് പെട്ടെന്ന് ആവുമ്പോ എല്ലാം പെട്ടെന്ന് ഓടി വരുന്നതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയം ഉണ്ടാവുന്നില്ല സമയം തികയാത്ത ഒരവസ്ഥ അതെ എനിക്കും പറയാനുള്ളത് എനിക്കും പറയാനുള്ളത് അതാണ് രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന യാത്രകളോട് എനിക്ക്ന്നു താൽപര്യമില്ല പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ പോയിട്ട് നിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോവാൻ ആഗ്രഹമുണ്ട് family ആയിട്ട് പോകാന്‍ ആഗ്രഹമുണ്ട് അതാവുമ്പോ എല്ലാവർക്കും ഒരുമിച്ചു പോകാം എല്ലാവർക്കും ഒരുപോലെ കാണാം എല്ലാ സ്ഥലങ്ങളും ഒറ്റയ്ക്ക് പോകാൻ താല്പര്യം ഇല്ല family യിട്ട് പോകാനാണ് താല്പര്യം അതിനാണെ സാഹചര്യമൊത്ത് വന്നിട്ടൂല പിന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏതു വാഹനം ആണ് ഏറ്റവും താല്പര്യമുള്ളത് അതായത് bus ൽ പോകുന്നതാണോ വാഹനങ്ങൾ വീട്ടിൽ വിളിച്ചു പോകുന്നതിനോട് അങ്ങനെ കഴിയുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ family യിട്ട് സ്വന്തം വണ്ടിയിൽ പോകാനാണ് താല്പര്യം മറ്റുള്ള വണ്ടിക്കാരെ വിളിച്ചു പോകാതെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിക്കാൻ പോവാണ് സ്വന്തം വണ്ടി പോകാനാണ് താല്പര്യം അതാകുമ്പോ ആരോടും ഒന്നും പറയണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ പോകാനാണ് താല്പര്യം bus ന് പോകാനാണ് train പോകാനാണ് എങ്ങനെയാണ് താല്പര്യം എനിക്ക് കൂടുതലും train ൽ പോവാനാണ് താൽപര്യം കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത് യാത്ര സൗകര്യമുള്ള ഒരു വാഹനമാണിത് train

train യാത്രയാണ് അതല്ലേ ഇഷ്ടം അങ്ങനെ വരുന്ന vacation ന് trai ൽ യാത്ര പോകാനും ഞാനും ആഗ്രഹിക്കുന്നു അത് ശരി

നിങ്ങൾ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് ലുലു mall ൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ purchase വീട്ടിലേക്ക് കുട്ടികൾക്കും ഉള്ളത് നിങ്ങൾ എങ്ങനെയാ ഞാൻ ആഗ്രഹിക്കുന്നത് ലുലു mall കാണാനാണ് അതെ സാധനങ്ങൾ purchase നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എവിടെയും പോയിട്ടില്ല അധികം family യായി പോകാനാണ് താല്പര്യം സാഹചര്യമൊത്ത് വന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് എവിടെയും പോയിട്ടില്ല vacatiton time ൽ പോകണം എന്ന് വിചാരിക്കുന്നു okay നമുക്ക് കൂടുതൽ യാത്ര ചെയ്യാനും സാധിക്കട്ടെ ദൂര യാത്രകളിൽ ഒക്കെ പോവാനും സന്തോഷം ഉണ്ടാവാനും നമുക്ക് okay എന്നാ ശരി പിന്നീട് നമുക്ക് സംസാരിക്കാം

കസ്റ്റംസ് തിരുവടക്കാതെ കച്ചവട നടത്താൻ മുഗഴ്‌ചക്രവർത്തി മിഷ് ഇൻ ഈസ്റ്റിന്ത്യ company ക്ക് നൽകിയ വാഗ്ദാനം company ക്ക് ഉവസ്ത്ര വ്യാപകമായി ദുരുപയോഗം ചെയ്തു ഈ സ്വകാര്യ ഉപഭോക ഉപ ഈ സ്വ ഈ സ്വകര്യം ഉപയോഗപെടുത്തിയവർ വ്യക്തിപരമാ വ്യക്തി പരം ചെയ്തു വ്യക്തിപരമായി വ്യാപാരം നടത്തുകയും വൻ ലാഭം നട നേടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ബംഗാളിലെ നവാബായി അധികാരമേറ്റെടുത്ത അലിവർദ്ധി ഖാൻ തിടുവടക്കാതെ company ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന വ്യക്തിപരമായ സൗകര്യ വ്യാപാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇത് company ഉദ്യോഗസ്ഥന്മാരെ അലോസരപ്പെടുത്തുകയും അവർ പുതിയ നവാബ് നോട് ശത്രുത പുലർത്തുകയും ചെയ്തു എന്നാൽ അലിവർദ്ധി ഖാൻ ഭരണ കാലത്തു അതൊരു തുറന്ന് അത് സങ്കർഷത്തിലേക്ക് എത്തിയിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി ഐമ്പത്തിയാറിൽ സിറാജുൽ ധൗല ബംഗാളിലെ പുതിയ നവാബായി അധികാരമേൽകുകയും combany ഉദ്യോഗസ്ഥമാരുടെ സൗകര്യ വ്യാപാരത്തിന് കർശനമായി വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു കൽക്കട്ടയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ company യിൽ നൽകി company നി നികുതി ഏർപെടുത്തതനെ നവാബിനെ പ്രകോപിപ്പിച്ചു സാധനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്നത് അസ അവസാനിപ്പിക്കാൻ നവാബ് നേരിട്ട് ആവിശ്യപെട്ടുവെങ്കിലും company അത് അവഗണിക്കുകയായിരുന്നു ഇതേ സമയം company നികൾ company കൽക്കട്ടയിൽ എത്തു കൂടുതൽ കോട്ടകൾ കെട്ടുകയും സൈനീക ആയുധങ്ങൾ ശേഖരിക്കുകയും

പുതിയതായി നിർമിച്ച കോട്ടകൾ തറക്കു തകർത്തുകളയാൻ നവാബ് നിർദ്ദേശം നൽകി ഫ്രഞ്ച് കാർ നവാബിന്റെ നിർദ്ദേശത്തിനനുസരിച് പ്രവർത്തിച്ചപ്പോൾ english കാർ അതിനെ അവഗണിച്ചു ഇതോടെ നവാബും english കാരും തമ്മിൽ നിലനിന്ന ബന്ധം യുദ്ധ സമാനമായി മാറി ആയിരത്തി എഴുന്നൂറ്റി ഐമ്പത്തിയാറിൽ കാസിം ബസാറിലെ english factory പിടിച്ചെടുത്ത നവാബിന്റെ സൈന്യം കൽക്കട്ടയിലേക്കു മാർച്ച് ചെയ്തു നവാബിന്റെ സൈന്യവുമായി നേരിട്ടോ ഒരേറ്റുമുട്ടൽ തുനിയാതെ company സൈന്യം കൽക്കട്ടയിൽ നിന്നും തന്ത്രപരമായി പിൻവാങ്ങി കൽക്കട്ട പിടിച്ചെടുത്ത നവാബിൻറെ നേതൃത്വത്തിലുള്ള സൈന്യം കൽക്കട്ടയുടെ ഭ ഭരണ നവാബിന്റെ വിസ്ത്യസ്തനായിരുന്ന മനോക ചന്ദ്രനെ ഏല്പിച്ചു ധൗഥ്യം വിജയകരമായി പൂർത്തിയായ നവാബ് തലസ്ഥാനമായ മൂശ്ചിതബാദ് ലേക്ക് തന്നെ തിരിച്ചു പോയി നവാബ് തിരിച്ചു പോയതിന് ശേഷം company യു company യുടെ ആളുകൾ കൽക്കട്ടയിലേക്ക് വീണ്ടും വരികയും ഗൂഢാലോചന യിലൂടെ നവാബിൻറെ പല ഉദ്യോഗസ്ഥൻ രെയും വിലക്ക് വാങ്ങുകയും ചെയ്തു കെർണൽ റോബർട്ട് ക്ലയിം ൻറെയും അഡ്മിറൽ

നഷ്ടങ്ങൾക്കു പരിഹാരം നല്കാൻ അവർ നവാബിനോദ് ആവിശ്യപ്പെട്ട് നവാബ് ഈ അവസരം നവാബ് ഈ ആവിശ്യം നിരസരി നിരാകരിക് നിരാകരിച്ചതിനെ തുടർന്ന് company സൈന്യം നിൽഗ കൽക്കട്ട ആക്രമിച് കീഴടക്കി തുടർന്ന് അവർ ഫ്രൂഗി നഗരം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു തുടർന്ന് നവാബ് കൽക്കട്ടയിലെത്തുകയും company യുമായി ഒരു സമാധാന സന്ധി രൂപീകരിക്കുകയും ചെയ്തു company ആവശ്യപെട്ട വേവ company ആവിശ്യപെട്ട വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നവാബ് നിർബന്ധിതനായി ബംഗാളിൽ നിന്നും ഫ്രഞ്ച്കാരെ പുറത്താകാൻ company നവാബിനോദ് ആവിശ്യപ്പെട്ടു നവാബിന്റെ സന്ധത സഹചാരികളുമായി ഗൂഢാലോചന നടത്തുന്നതിൽ company ഉദ്യോഗസ്ഥന്മാൻ ഈ അവസാരിത്തുലൂടെ വ്യപുരാത സൈനാധിപനായ നായമിർജാറിനെ തന്നെ സ്വന്തം പക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിച്ചു നവാബിനെ പുറത്താക്കാൻ സഹായിച്ചാൽ ബംഗാൾ നവാബ് ബംഗാൾ നവാബായ് നിയമിക്കാം എന്ന് കമ്പനി മിർജാഫറിനോട് മിർജാഫരിനെ മോഹിപ്പിച്ചു തുടർന്ന് ഫ്രഞ്ചുകാരെ ബംഗാളിൽ നിന്നും പുറത്താക്കണമെന്ന് മൂർജാഫർ തന്നെയാണ് നവബിനോട് ആവശ്യപ്പെട്ടു മൂർജാഫർും ഇംഗ്ലീഷുകാരുമായി ഗൂഢാലോചന നടത്തും എന്ന് എന്ന കാര്യം ഫ്രഞ്ച് ഫ്രഞ്ച് കാർ നവാബിനോട് അറിയിച്ചുവെങ്കിലും അദ്ദേഹം അത് വിശ്വസിച്ചില്ല

ഇംഗ്ലീഷുകാരെ നേരിടാനും പുറപ്പെട്ട നവാബിന്റെ സൈന്യം മിർജഫരിന്റെ നേതൃത്വത്തിൽ ഭാഗി രാ നദിയുടെ ഭാഗിരാതി നദിയുടെ തീരത്ത് പ്ലാസിയിൽ company ചെയ്തതും ആയിരത്തി എഴുനുട്ടി ആയിമ്പതി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് പ്ലാസിയിൽ എത്തിയ ക്ലൈവിന്‍റെ company സൈന്യം നവാബിന്റെ സൈന്യത്തെ ആക്രമിച്ചു നടക്കുമ്പോൾ കൽപ്പന അനുസരിച്ച് നവാബിന്റെസൈന്യത്തിലെ ഒരു വിഭാഗം മിർജഫരിനൊടോപ്പം യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറിനിന്നു കാരണം ഇതോടെ company സൈന്യത്തെ എളുപ്പമായി

പരാജയ വാർത്തയറിഞ്ഞ സിറാജ് പത്നി യോടൊപ്പം തലസ്ഥാനം വിട്ടുവെങ്കിലും അദ്ദേഹം പിന്നീട് വധിക്കപ്പെടുകയാണ് ഉണ്ടായത് രണ്ടുദിവസത്തിനുള്ളിൽ പ്രത്യുപാരകരമയി കമ്പനി മിർജാഫരിനെ ബംഗാൾ നവാബായ് നിയമിച്ചു ബ്ലാസി യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ രാഷ്ട്രീയ മേധാവിത്വം ഉറപ്പിച്ചത് പ്ലാസി ഒരു തുടർ തുടക്കം മാത്രമായിരുന്നു തുടർന്നുവന്ന അമ്പത് വർഷം കൊണ്ട് അവർ ഇന്ത്യയുടെ പ്രബല രാഷ്ട്രീയ ശക്തികളായി മാറുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കാൻ പ്രാപ്തി പ്രാപ്തരാവുകയും ചെയ്തു ബംഗാൾ ബീഹാർ ഒഡിഷ എന്നീ പ്രദേശങ്ങൾ സ്വതന്ത്രവും പര സ്വതന്ത്ര വ്യാപാരത്തിന്റെ കുത്തക ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചു എന്നതായിരുന്നു ഗ്ലാസ്സി യുദ്ധത്തിന്റെ പു പെട്ടെന്നുണ്ടായ ഫലം കൽക്കട്ടയോട് ചേർന്ന് കിടന്ന് ഇരുപതിനാൽ പർഗനകൾ